സ്പീക്കർ 2 നമസ്കാരം ദുർഗാ എന്ത് പറയുന്നു സുഖായിരിക്കുന്നോ? പോയിരുന്നു ഏഹ് അവിടെ പോയിരുന്നോ ഇന്ന്?
സ്പീക്കർ 1 ആ സുഖായിരിക്കുന്നു കലഹാളത്തിനൊക്കെ പോയിരുന്നോ?
സ്പീക്കർ 1 ഏഹ് ഞാനിന്ന് പോയില്ല എനിക്ക് കൊറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ അതിലിങ്ങനെ മുഴുകി നിക്കായിരുന്നു.

സ്പീക്കർ 1 കൊറച്ച് വിനോദത്തിനായിട്ട് പടുത്തം മാത്രം പറ്റില്ലലോ കൊറച്ച് അതോണ്ട് വിനോദത്തിനായിട്ട് കൊറച്ച് സമയം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്.ഏറ്റവും ഇഷ്ട്ടപെട്ട വിനോദ ഏതാണ് താങ്കൾ
സ്പീക്കർ 2 ആ അത് വളരെ നല്ലൊരു കാര്യമാണ് ദുർഗാ അത് ശരിയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പം മറ്റ് വിനോദങ്ങളും ഏഹ് ചെയ്യു കയാണ് നമ്മക്ക് മനസിനും ഒക്കെ സന്തോഷം കിട്ടുക എനിക്ക് വിനോദം വിനോദപരമായ കൊറേ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ട്ടമാണ് എനിക്ക്
സ്പീക്കർ 2 പാട്ടുകൾ കേക്കാൻ ഇഷ്ട്ടാണ് പാട്ടുകൾ പാടാൻ ഇഷ്ട്ടാണ് പിന്നെ കായികമായിട്ട്ളെ വിനോദങ്ങളും ഇഷ്ട്ടമാണ് പിന്നെ പടം വരക്കാൻ കൊറേ എനിക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ട്ടാണ് അപ്പൊ എല്ലാം പിന്നെ നൃത്തൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്. ദുർഗക്കോ?
സ്പീക്കർ 1 എനിക്ക് വിനോദം ന്ന് പറയാൻ പാട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം. പാട്ട് പാടാൻ ഇട്ടാണ് പാട്ട് ആസ്വദിക്കാൻ ഇഷ്ട്ടമാണ്.അതേപോലെ പല പല കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടലോ
സ്പീക്കർ 1 നമ്മൾടെ എടേ തന്നെ നമ്മടെ കലാലയത്തിലായാലും കൊറേ പേരുണ്ട്. അപ്പൊ അങ്ങനത്തെ പരിപാടി കേരളത്തി ചെന്ന് പാട്ട് കേൾക്കാ പിന്നെ നൃത്തം കാണാൻ ഇഷ്ട്ടാണ് അങ്ങനത്തെ വിനോദൊക്കെ ഇഷ്ട്ടാണ്.
സ്പീക്കർ 1 പിന്നെ വിനോദം ന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുക്ക് പറയാണെങ്കി പണ്ടത്തേനെക്കാളും ഇപ്പൊ വിനോദം ന്ന് ഉള്ള ഒരു ആ ഒരു കാര്യത്തിന് വെത്യാസം വന്നിട്ടുണ്ട് അയിന്റെ അർത്ഥത്തിനും എന്താണ് വിനോദം എന്നുള്ളതിനൊക്കെ ഇപ്പൊ പണ്ടൊക്കെയാണെങ്കിൽ

സ്പീക്കർ 1 അതൊരു തരത്തിലുള്ള ക്രൂര തല്ലേ അതും വിനോദായിരുന്നു ഇപ്പൊഴാലു പക്ഷെ ഈ ചലച്ചിത്രങ്ങൾ അതൊക്കെ വിനോദായിട്ട് വന്നേക്കുവാണ് അത് ഏറ്റവും വലിയ വിനോദങ്ങളൊന്നാണ്.

സ്പീക്കർ 1 എ നമ്മടെ ഇന്റർനെറ്റ് വഴി ഈ കളികൾ ഗെയിംസ് ന്ന് പറയണത് കളിക്കുക അതൊക്കെ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ ആ വിനോദം ദോഷം വരും നമ്മടെ ബുദ്ധീനെ അല്ലെങ്കിൽ
സ്പീക്കർ 1 നമ്മക്ക് എന്തെങ്കിലും ഗുണം ചെയുന്ന രീതിയിലുള്ള വിനോദങ്ങളാണ് ശരിക്കും ആ ഒരർത്തമുള്ള വേട്ട എനിക്ക് തോന്നുന്നത്.എന്ത് തോന്നുന്നു?
സ്പീക്കർ 2 അതെ അത് വളരെ ശരിയാണ് ട്ടോ ദുർഗ പറഞ്ഞത് പണ്ടത്തെ കാലത്താണെകിൽ മൃഗങ്ങളെ കൊല്ലുന്നതും മനുഷ്യമാരോടും ക്രൂരത ചെയ്യുന്നതും
സ്പീക്കർ 2 ഏഹ് വളരെ അധികം ഇപ്പൊ ഏഹ് കൊറേ ആൾകാർ അതൊരു വിനോദം അത് അവര്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായി അവര്ക്ക് ആഹ്ളാദിക്കാന്നൊരു കാര്യമായി കണ്ടിരുന്നു. അത് ശരിക്കും വളരെ അത് വിനോദമല്ല അത് ക്രൂരത തന്നെയാണ് പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക്
സ്പീക്കർ 2 അത് വിനോദമായിട്ടായിരുന്നു അവരത് കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറച്ച് കൊറെയൊന്നും മാറ്റം വന്നില്ലെങ്കിലും കൊറച്ചെങ്കിലും വിനോദം ന്ന് പറഞ്ഞൊരു
സ്പീക്കർ 2 കാര്യം ആൾക്കാർക്ക് വേറെ പല പല കാര്യങ്ങളായിട്ട് ഇപ്പം കുട്ടികൾടെ എടയിൽ നമ്മക്ക് ഇത് മാറ്റം വന്നിട്ടുണ്ട് മാറ്റം നല്ല രീതിയിലും പൊട്ട രീതിയിലാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലിപ്പോ കാലങ്ങൾ കാലം മാറുന്ന എഹ് അനുസരിച്ചിട്ട് വിനോദം എന്താണ് എന്ന് ഒരാൾക്ക് ഓള്ളൊരു കാര്യവും മാറീട്ടുണ്ട് ഇപ്പൊ കുട്ടികൾക്ക് കൂടുതൽ വിനോദം ഇതേപോലതന്നെ കൂടുതൽ ഏഹ്

സ്പീക്കർ 2 വളരെധികം ഇപ്പൊ വിനോദമായിട്ട് ഈ രണ്ട് മൂന്ന് വർഷത്തിൽ പ്പോ നമ്മൾ എല്ലാരും കൊറേ കാലം വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ കൂടുതൽ ആൾക്കാരും കൃഷിയില്ലെക്ക് തിരിഞ്ഞിട്ടുണ്ട് അതവര് ഒരു വിനോദമായി കാണുന്നുണ്ട് അത് വളരെ നല്ല മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം
സ്പീക്കർ 2 വിനോദം ന്ന് പറയുമ്പോൾ രണ്ട് എഹ് രണ്ട് മൂന്ന് നമ്മൾ നമ്മൾക്ക് രണ്ട് മൂന്ന് ചെടികളാണെ ങ്കിൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ ചെടി നടുന്നതും ആ പൂക്കൾ പരിപാലിക്കുന്നതും അത് അതിന് വെള്ള ഒഴിക്കുന്നതും അതൊക്കെ നമ്മടെ മനസിനും എഹ് വളരെ സന്തുഷ്ട്ടമായിട്ടൊരു കാര്യമാണ്
സ്പീക്കർ 2 അപ്പോൾ ദുർഗയ്ക്ക് വീട്ടിൽ എഹ് കൃഷിയും ചെടിയൊക്കെ വിനോദമായിട്ട് ഇഷ്ടമാണോ ചെയ്യാൻ?
സ്പീക്കർ 1 അതെ അതെ പലവർക്കും പല തരത്തിലല്ലെ വിനോദം ഇപ്പൊ എനിക്കിഷ്ട്ടള്ള വിനോദായിരിക്കില്ല താങ്കള്ക്ക് ഇഷ്ട്ടള്ളത് ഈ ചെടീടെ കാര്യം പറയാണെങ്കിൽ കൃഷി പൂന്തോട്ടം പരിപാലിച്ച് പോവുക അതൊക്കെ അമ്മേനെ സംബദ്ധിച്ചടതോളം എൻ്റെ അമ്മക്ക് നല്ല വലിയൊരു വിനോദാണ്.

സ്പീക്കർ 1 പിന്നെ വിനോദം ന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ പലവർക്കും പല ഇഷ്‌ട്ടങ്ങളാണ് പല അനിഷ്ട്ടങ്ങളാണ് അപ്പൊ ഈ പറയ്ണ പോലെ ഈ മൃഗങ്ങളെ കൊല്ല്ക അല്ലെങ്കിൽ ഈ ആൾക്കാരെ പണ്ടൊക്കെ ഈ താഴ്ന്ന ഇതിൽ പെട്ട ആൾക്കാരെ
സ്പീക്കർ 1 കൊല്ലുക ന്ന് പറയുന്നത് അല്ലെങ്കി തൂക്കി കൊല്ലുക അല്ലെങ്കി തല വെട്ടി കൊല്ലുക അതൊക്കെ ഒരു തരത്തിൽ വിനോദമായിരുന്നു ന്നുള്ളത് നമ്മുക്ക് ഇക്കാലത്ത് ഇപ്പൊ കേക്കുമ്പോ നമ്മുക്ക് അൽഭുതം തോന്നും പക്ഷെ അതൊക്കെ സത്യായിട്ടുളൊരു കാര്യാണ്.
സ്പീക്കർ 1 അപ്പൊ അതൊക്കെ അവർക്ക് ചെലവർക്ക് വിനോദായിട്ട് തോന്നുന്നൊക്കെ ചെലവർക്ക് ക്രൂരതായിട്ട് തോന്നാം ഈ പറയുന്ന പോലെ ഏഹ് ഇന്റർനെറ്റ് വൈ ഫെയിലുള്ള കളികൾ കളിക്കുന്ന ചെലവർക്ക് ഇഷ്ട്ടമുള്ള കാര്യായിരിക്കാം പക്ഷെ എനിക്ക് അത് വെറും
സ്പീക്കർ 1 സമയം കളയുന്നൊരു കാര്യായിട്ടാ തോന്നീട്ടുള്ളെ അത് നമ്മളെ ബുദ്ധ് എഹ് ബുദ്ധിയിൽ നമ്മടെ വികസിപ്പിക്കുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല.പിന്നെ ഈ പറയുന്ന പൊലെ ചെല മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികൾ പഠിച്ചേ പാറ്റൊള്ളു പഠിത്തം മാത്രം മതി
സ്പീക്കർ 1 വേറെ തരത്തിലുളള വിനോദമൊന്നും പാടില്ല എപ്പഴും നമ്മൾ പഠിക്കുന്ന പാടങ്ങളില്ലേല്ലാം നമ്മുക്ക് ആ ഉചിതമായിട്ടുള്ള ഏറ്റവും നല്ല എന്ത് വേണം ഇത് മാർക്കുകൾ വേണം ന്നൊക്കെ പറയുന്ന സമയത്തും
സ്പീക്കർ 1 വിനോദം വേറെയൊരു നല്ല രീതിയിൽ ബുദ്ധി വികസനത്തിന് ഈ പടുത്ത പുസ്തകങ്ങൾടെ പടുത്തം മാത്രല്ല വേറെ രീതിയിലുള്ള കാര്യങ്ങൾക്കും അതിന് സാധിക്കുമെന്നുള്ളൊരു കാര്യം ആ പലപ്പോഴും മാ ആൾക്കാർ ചിന്തിക്കാറില്ല അതോണ്ട്ന്നെ എനിക്ക്
സ്പീക്കർ 1 തോന്നുന്നേ എന്താന്ന് വെച്ച കുട്ടികൾക്ക് പഠിത്തത്തിനേക്കാൾ എഹ് വേണെങ്കി ഉപരി അവർക്ക് ഇഷ്ട്ടമുള്ള കാര്യങ്ങൾ വിനോദം അവർക്ക് ഉത്സാഹായിട്ടോ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവരെ സമയം ചെലവഴിക്കാൻ വേണ്ടി സമ്മതിക്കണം.
സ്പീക്കർ 1 അത് നമ്മടെ കുട്ടികള്ടെ ഈ ദിനം തോറും നമ്മൾ ഈ ഒര് ഓട്ടമാണ് നടത്തുന്നത് ഈ മീനുകൾ ഒഴുകി പോകുന്ന പോലെ അതിന്റെ കൂട്ടത്തിൽ ഒഴുകി പോവാൻ സമൂഹം പറയ്ന്ന പോലെ ചെയ്യാ പഠിച്ചോണ്ട് മാത്രം ഇരിക്ക
സ്പീക്കർ 1 അത് ചെയ്യുമ്പോ നമ്മുടെ മാനസികായിട്ടും നമ്മുടെ സന്തോഷത്തിന് തളർത്തി കളയും അങ്ങനത്തെ കൊറേ ദോഷങ്ങളുണ്ട് അതിൽ.ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ഇഷ്ട്ടള്ള കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോ നമ്മടെ മനസിനായാലും ഒരു ശാന്തി ലഭിക്കും.
സ്പീക്കർ 1 ഈ പറയുന്ന പോലെ കൊറേ കാ കാര്യങ്ങളുണ്ടലോ ആ നമ്മടെ ശരീരത്തിലെ ഹോർമോൺസ് ന്ന് പറയാഞ്ഞണെങ്കിൽ ഡോപാമിൻ ന്ന് പറയുന്ന ഹോർമോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ വേണ്ടപെട്ടതാണ് അതൊക്കെ ഉയരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തീർച്ചായിട്ടും
സ്പീക്കർ 1 ആൾക്കാർ ഇനിയെങ്കിലും അത് മനസിലാക്കിട്ട് ചെയ്യണം അല്ലാതെ ഇത് വെറുതെ സമയം കളയാണ് ഇപ്പൊ നീ പഠിക്കുന്ന കുട്ടിയാണ് നീ എന്തിന് പാട്ട് പാടുന്നു എന്നൊന്നും ചോയിക്കുന്നതിന് പകരം അതും ചെയ്തട്ടേ അതും വേണം
സ്പീക്കർ 1 എന്ന് അതിപ്പിന്റെ അത്യാവിശ്യത കൂടെ മനസിലാക്കി ആള്ക്കാര് ഇനിമുതൽ പെരുമാറണമെന്നാണ് എന്നിക്ക് പറയാനുള്ളത്.
സ്പീക്കർ 2 അതെ അത് വളരെ വളരെ ശരിയാണ് അത് ദുർഗ കരണന്താ ച്വ ഇപ്പൊ സമൂഹം ഏഹ് കുട്ടികളോടാണെങ്കിലും കൂടുതൽ പണ്ട് തൊട്ടാണെങ്കിലും കുട്ടികളോട് അവരടെ അവർക്ക് ഇഷ്ട്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും
സ്പീക്കർ 2 അതിനൊന്നും വീട്ടീന്നിനാണെങ്കിലും സമൂഹത്താന്നിനാണെങ്കിലും അവർക്കൊരു ഒരു കൈതാങ് ഇണ്ടായിട്ടില്ല ഇതുവരെ ഏഹ് ഒരാ ഇപ്പം ഇപ്പം എം ഇപ്പൊ ഒരാൾക്ക് ഇപ്പം ഏഹ് ഇപ്പം ഏഹ് നൃത്തം ചെയുന്ന ഒരാൾക്ക് നൃത്തമാണ്
സ്പീക്കർ 2 എഹ് ജീവിതകാലം മൊത്തം ചെയ്യാൻ ഇഷ്ട്ടം അതാണ് ആ ആ ആൾക്കൊരു ജോലിയായി തെരഞ്ഞെടുക്കാൻ ഇഷ്ട്ടം ന്ന്വെച്ച നമ്മടെ സമൂഹം അത് വളരെ അധികം അതിന് നിൽ നിരുത്സാഹം പെടുത്തും
സ്പീക്കർ 2 ഇപ്പൊ വിനോദപരമായി നമ്മൾ ചെയ്ത് തൊടങ്ങുന്ന കൊറേ കാര്യങ്ങൾ ഏഹ് നമ്മുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോ നാമമാകാത്ത ഭയങ്കര ഇഷ്ട്ടമായി തൊടങ്ങാനും അത് നമ്മക്ക് ഒരു ജീവിത മാർഗമായി തെരഞ്ഞെടുക്കാനും

സ്പീക്കർ 2 ഇപ്പോൾ സ്ത്രീകളെന്നനിലയ്ക്ക് എനിക്ക് എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ട്ടമുളൊരാളാണ് ഞാൻ പക്ഷെ ഒരു സ്ത്രീയെന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോ എനിക്ക് അനുഭവപ്പെടുന്ന കൊറേ പരിനിധികളുണ്ട് ഈ സമൂഹം കാരണം അതൊക്കെ അതൊക്കെ ശരിക്കും പറയാണെകിൽ വളരെ
സ്പീക്കർ 2 വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എനിക്ക് വിനോദത്തെ പരമായി ചെയ്യാൻ ആഗ്രഹമുണ്ട് കൊറേ കാര്യങ്ങൾ പക്ഷെ അത് പല കാരണം കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കി എനിക്കത് ജീവിതമാർഘമായി തിരഞ്ഞെടുക്കാൻ പറ്റാത്തത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ് എനിക്ക് കൊറേ കാ
സ്പീക്കർ 2 ഏഹ് കൊറേ കാ എഹ് സ്ഥലത്തെ യാത്രകൾ ചെയ്യണം ന്നും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ളരാളാണ് അതിനെ പറ്റി അങ്ങനത്തെ അ അങ്ങനെ എന്തെങ്കിലും വിനോദം പരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ദുർഗയ്ക്ക് ഇണ്ടായിട്ടുണ്ടോ ഒന്ന് ചെയ്യാൻ കൊറച്ച് ബുദ്ധിമുട്ടുള്ളത്
സ്പീക്കർ 1 ആ ഈ പറയുന്നത് വളരെ മുക്യമായിട്ടുള്ളൊരു വിഷയം തന്നെയ്യാണ് ഈ യാത്രയടെ കാര്യം പറയുമ്പളും എനിക്ക് നടക്ക് തോന്നിട്ടുണ്ട് പക്ഷെ പരമാവധി എന്നെ സംബന്ധിച്ചടത്തോളം ഞാൻ സ്ത്രീകളായിട്ടാണ് യാത്ര ചെയ്യാറുള്ളത് കൂടുതലും
സ്പീക്കർ 1 അത് ചെയ്യുമ്പഴും ദൂരെ യാത്രയായാലും ആ എനിക്ക് സാമൂഹ്യപരമായിട്ടുള്ളൊരു അങ്ങനെ വല്യൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ചെലപ്പോ എനിക്ക് തോന്നുന്നു പലവരും നമ്മൾ താമസിച്ച് വരുന്നതും അല്ലെങ്കി നമ്മടെ ചുറ്റുമുള്ള സമൂഹായ തന്നെ പലയെടത്തും
സ്പീക്കർ 1 സമൂഹങ്ങൾ വെത്യസ്തമാണലോ അതുല്ല നമമടെ ഏഹ് ഈ വളർത്തി വരുന്ന നമ്മടെ ചിന്താഗതി ആയാലും എന്തായാലും ആ പലവർക്കും വെത്യാസാണ് ഈ പറഞ്ഞപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ
സ്പീക്കർ 1 ഒട്ടേറെയുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ഒറ്റക്ക് യാത്ര ചെയ്യാൻ ചെലപ്പോ വീട്ടുകാര് വരെ പേടിപ്പിച്ച് എഹ് വിടാതിരിക്കുന്ന സാഹചര്യങ്ങളോക്കിണ്ട് ആ അതൊക്കെ ശരിക്കും മാറണ്ട ഒന്ന് തന്നയാണ് തീർച്ചായിട്ടും അതുമേ വല്യൊരു മാറ്റം വേണം.
സ്പീക്കർ 1 പിന്നെ ഞാൻ ഏഹ് ഉദ്ദേശിക്കുന്നെ എന്താന്ന് വെച്ചാൽ ഈ വിനോദത്തിലോട്ടും നമ്മൾ തിരിച്ച് വരാണെങ്കിൽ ഈ വിനോദം ന്ന് പറയുന്നത് വെറും ഏഹ് ഒരു വിനോദം അല്ലെങ്കി വെറുതെ നമ്മുക്ക് സമയം ചെലവഴിക്കാനുള്ളൊരു കാര്യം എന്ന് വിചാരിക്കുന്നെന് പകരം
സ്പീക്കർ 1 അത് നമ്മടെ ഏഹ് ഈ വളർച്ച നമ്മൊളൊരു മനുഷ്യനെന്നുള്ള നെലക്ക് നമ്മടെ ഏഹ് എന്താ പറയാ നമ്മുടെ ഫോ മുഴുവനായിട്ടും ഒരു പുരോഗതിക്കും അത് സഹായപ്പെടുത്തും ഈ നമ്മൾ ഉദാഹരണം പറയാണെങ്കിൽ ഈ ചെലചിത്രത്തിന്റെ കാര്യായായാലും
സ്പീക്കർ 1 അല്ലെങ്കി ഇപ്പൊരു നാടകമായിരിക്കട്ടെ അല്ലേങ്കിയൊരു ഒരു പാട്ടായിരിക്കട്ടെ ഒരു കവിത ആയിക്കോട്ടെ അങ്ങനത്തക്കെ ആ രീതിയിലുള്ള വിനോദം അങ്ങനത്തെ വിനോദം ആസ്വദിക്കുന്ന ആൾക്കാരടെ എടയിലായാലും ഒരു ചെലചിത്രം മെഴി
സ്പീക്കർ 1 നമ്മുക്ക് ആ വിനോദം ചെലചിത്രം കാണുന്നത് ഇഷ്ട്ടമാണ് ഒരു വിനോദായിട്ട് എടുക്കവാണെങ്കിൽ ഈ ഒട്ടും ചെലചിത്രം കാണാത്ത ആളെക്കാളും ചെലപ്പോ ഒട്ടനവധി ചെലച്ചിത്രങ്ങൾ കണ്ട് പല പല ഏഹ് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് അത് വഴി തന്നെ
സ്പീക്കർ 1 ജീവിതത്തിൽ വല്യൊരു ഒരു വളർച്ച ഇണ്ടാകുന്ന ആൾകാർ ധാരാളുണ്ട് നമ്മുക്ക് ഇടയിൽ ഇല്ലേ അതേപോലെ കവിതകളായാലും ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുക്ക് അങ്ങനത്തൊരു ഈ കവിത വഴി ഇങ്ങനത്തൊരു ചിന്താഗതി
സ്പീക്കർ 1 നമ്മുക്ക് വരുന്ന് പോലും നമ്മൾ പ്രേതിക്ഷിക്ക പോലൂല്ല പക്ഷെ ഒരു ചെറിയ കവിത മതി നമ്മൾ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുന്ന കാര്യം നമ്മളെങ്ങനെ ജീവിതത്തിനെ കണ്ട് കൊണ്ടിരിന്നു അതിന് തന്നെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു കവിതയോ മതി അത്
സ്പീക്കർ 1 ആ ആരും ചിന്തിക്കാത്ത കാര്യമാണത് ന്ന് ചെലപ്പൊരു പാഠപുസ്തകത്തിന്ന് നമ്മുക്ക് കിട്ടുന്ന കിട്ടീന്ന് വരില്ലേ ഇതൊന്നും അതേപോലെ തന്നെ ഈ ഒരു ചിത്രം ആയാലും ഒരാൾടെ വരാച്ചാൽ ഒരു ചിത്രം ഒരു ചിത്രതികൂടി ഒട്ടനവധി കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ
സ്പീക്കർ 1 ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അപ്പൊ വാക്കുകൾ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നതാണ് ചിത്രങ്ങളിലൂടെ ഒരു ചിത്രം വരെ ഒരാൾ അങ്ങനെ ലോകത്തെ കാണുന്നില്ലേ എങ്ങനെ എഹ് എങ്ങനെയാണ് ജീവിതത്തെ കണ്ടോണ്ടിര്ന്നേ അതിൽ തന്നെ വല്യൊരു മാറ്റം വരാം
സ്പീക്കർ 1 അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേം ലഘുകരിച്ച് ചെറിയൊരു കാര്യമായിട്ട് ഒരിക്കലും വിനോദത്തിനെ കാണാനെരുത്.

സ്പീക്കർ 2 പിന്നെ അത് മാത്രല്ല ചെല എനിക്ക് തോന്നിയിട്ടുണ്ട് ചെലപുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത്പോലെ ചെല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ യാത്ര ചെയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിരോധപരമായി നമമൾ എ എന്ത് ചെയ്യുമ്പളും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പളും ഒരു നല്ല പടം വരക്കാണെങ്കിലും അല്ലെങ്കി ഇപ്പൊ നമ്മൾ
സ്പീക്കർ 2 ഏഹ് നല്ലൊരു പാട്ട് കേക്കുമ്പോന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെടി നടമ്പോ കൂടെ നമ്മൾ നമ്മടെ ചിന്താഗതിയുടെ ഒരു വളർച്ച അവിടെ സംഭവിക്കാണ് അത് എനിക്ക് തോന്നുന്നു നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾക്ക് ആ ഒരു വളർച്ച ഇണ്ടാവുന്നത് അത്

സ്പീക്കർ 2 ഇപ്പം പാഠപുസ്തകങ്ങളാണേങ്കി കൂടെ അതിൽ വിനോദം കണ്ടത്തുന്ന ആൾക്കാരുമുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ നമ്മളത് പോലത്തന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു ഒരു ഒരു വെക്തികളിൽ നിന്നും
സ്പീക്കർ 2 നല്ല സു നല്ല സുഹൃത്തികളിൽനിന്നൊക്കെ നമ്മുക്ക് ഒരു കാര്യങ്ങൾ പഠിക്കാനിണ്ട് വിനോദം നമ്മൾ നമ്മൾക്ക് വിനോദം തരുന്ന കാര്യങ്ങൾ അത് നമ്മളെ വളർത്ത അത് ഒരു
സ്പീക്കർ 2 വെക്തിയെന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തുകയാണ് എങ്കിലത്‌ അത് ഭളരെ ഒരു ഭയങ്കര സുന്ദരമായൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ദുർഗയ്ക്ക് എന്താണ് അയിനെ പറ്റി തോന്നുന്നത്
സ്പീക്കർ 1 തീർച്ചയായിട്ടും അതുതന്നെയാണ് എന്റേം അഭിപ്രായം നമ്മളതില് മാറ്റം വന്ന് കണ്ടുവരുന്നുണ്ട് കാരണം നമ്മടക്കെ ഒരു പ്രായം ആയപ്പോ എ സമയത്ത് തന്നെ നമ്മൾ ഈ പളി കുടത്ത് പേടിച്ചോണ്ടിരിന്നപ്പോ ഒരു മാറ്റം വന്നു
സ്പീക്കർ 1 നമ്മുക്ക് എഹ് ഈ സ്മാർട്ട് ക്ലാസുകൾ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു നമ്മുക്ക് വെറുതെ ക്ലാസിലിരുന്ന് ഒരു ട്ടീച്ചർ സംസാരിക്കുന്നു കുട്ടികൾ ആ അതിലും കാളും ഒച്ചയിൽ സംസാരിക്കുന്നു അവര് പരസ്പര അവരുടെ കാര്യങ്ങൾ ചെയുന്നു എന്നുള്ളതിലുപരി
സ്പീക്കർ 1 ഇപ്പൊ ആൾക്കാർക്ക് തന്നെ ആ അങ്ങനെ നമ്മടെ ഈ സർക്കാർറിനും കാര്യങ്ങൾക്കും എഹ് പളി കൂടങ്ങൾക്കും തന്നെ മനസിലായി വന്നു എന്നാന്ന് വെച്ചാൽ ഇങ്ങനത്തൊരു വഴി ഈ സ്‍മാർട്ട് ക്ലാസുകൾ എന്ന വഴി എഹ് ഒരു ഒരു പകുതിവലൂടെ കുട്ടികൾ കൂടുതൽ നന്നായി ശ്രേമിക്കും കാരണം ഈ
സ്പീക്കർ 1 ഏഹ് ട്ടീ വി എന്നുള്ള കാര്യങ്ങൾ ട്ടീ വി കാണാനും കാര്യങ്ങൾക്കും അതൊക്കെ കുട്ടികൾക്ക് വല്യ താല്പര്യമാണ്. അപ്പൊ അതുപോലൊരു പ്രേക്യയിൽ തന്നെ പഠനം വെച്ചാൽ കുട്ടികൾ അതേപോലെ താല്പര്യത്തോടെ കേട്ടിരിക്കുംഎന്നുള്ള ഒരു കാര്യമൊക്കെ ഇവർക്ക്
സ്പീക്കർ 1 മനസിലായി വന്നത് കൊണ്ട് തന്നെ അതിന് സത്യായിട്ടും ശരിക്കും വല്യൊരു മാറ്റുണ്ട് ഇപ്പൊ സ്‍മാർട്ട് ക്ലാസ്സിന്റെ ആ എന്താണ് സ്മാർട്ട് ക്ലാസ് ആണ് ഇപ്പോൾ സാധാരണ പഠനത്തേക്കാളും ഇ ഈ ഒരു എന്താ പറയാ

സ്പീക്കർ 1 നിക്കും ന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംസാരത്തിലൂടെ കേക്കുന്നതിനേക്കാളും അപ്പൊ ആ വരിതന്നെ ഈ സ്മാർട്ട് ക്ലാസുകൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിച്ച് തൊടങ്ങിയൽ തന്നെ വലിയൊരു മാറ്റം ഈ വിനോദം പഠനത്തിലൂടെ എങ്ങനെ കൊണ്ടുവരാന്നിളെലൊരു എന്ത് ഒരു ഇത് കൊണ്ടുവന്നു
സ്പീക്കർ 1 അതേപോലെ തന്നെ ഇനിയുള്ള കാലത്തിലും ഈ വിനോദം കൂടി ഉള്പെടുത്തിച്ചിട്ട് ആൾക്കാരുടെ ഈ ആ അവര് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ എന്താണ് കൂടുതൽ എന്താ പറയാ കൂടുതൽ മൂല്യം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ
സ്പീക്കർ 1 കൂടി ഉള്പെടുത്തിയപ്പോ ജോലി ജോലീടെ കാര്യത്തിലായാലും ജോലി സ്ഥലങ്ങളിലും ഇങ്ങനെത്തെ ഓരോരോ വിനോദം കൂടി കൂടിചേർത്ത് കൊണ്ട്ള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പദ്ധതികളും എഹ് കാര്യങ്ങളൊക്കെ കൊണ്ട് വരട്ടെന്നാണ്
സ്പീക്കർ 1 ഞാൻ എന്താണ് ആശംസിക്കുന്നത് സർക്കാരിനും ബാക്കി ആൾക്കാർക്ക് ആർക്കായാലും അതിന്റെ മുന്നോടിയായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ശക്തിയുള്ള ആൾക്കാര് അത് കണ്ടറിഞ്ഞ് ചിയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സ്പീക്കർ 2 ആ അതെ ദുർഗ നമുക്കിതിനെ പറ്റി ഒരു പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ നമ്മക്ക് വിഷമം വിശദമായിട്ട് ഇനിയും സംസാരിക്കേണ്ടിരിക്കുന്നു പിന്നെ നമ്മുക്ക് കൊറേ വിനോദപരമായി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യെണ്ടിരിക്കുന്നു പാട്ടുകൾ പാടണ്ടിരിക്കുന്നു.
സ്പീക്കർ 2 അപ്പോൾ അടുത്ത പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ നമ്മക്കിതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം.
സ്പീക്കർ 1 തീർച്ചയായിട്ടും സംസാരിച്ചതില് സന്തോഷം ശരി.